ആടി ഞാൻ ഇന്ന് വൈകിട്ടു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് എന്റെ അടുത്തൊരു വീട്ടിലാണ് സംഭവം ഒരു കുട്ടിയെ ഭയങ്കരായിട്ട് അതിന്റെ രക്ഷിതാക്കൾ തല്ലുന്നു

ആഹ് ഇപ്പോഴും എന്താ കുട്ടികളെ തല്ലിയാണോ പഠിപ്പിക്കുന്നത്. എന്താ എന്നു എനിക്ക് വല്യ പരിചയം ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഒരു രക്ഷാകർതൃത്വം വലിയ ഒരു പ്രാധാന്യമുള്ള വിഷയമായി എടുത്തിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഇത്രയും ആള്ക്കാര് ഇതിനെകുറിച്ചൊക്കെ ഇത്രയും എല്ലാരും സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ സാമൂഹ്യമാധ്യമങ്ങളിൽ ഒക്കെ നമ്മൾ കാണുന്നുണ്ട് തല്ലിയാണോ കുട്ടികളെയൊക്കെ വളർത്തേണ്ടത് എന്നൊക്കെ ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്ന് കേൾക്കുമ്പോഴേ പണ്ടത്തെ ഒരു രീതിയെ അപേക്ഷിച്ചു ഇപ്പോൾ രക്ഷകർതൃത്വത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെയൊക്കെ വീട്ടിൽ അടച്ചിട്ടു വളർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുട്ടികളുടെ കൂടി ആഗ്രഹങ്ങളും അവരുടെ താല്പര്യങ്ങളും അതൊക്കെ കേട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛനമ്മമാർ അതെ അവരെ ഒരു വ്യക്തി ആയിട്ടു കാണാനും അവരുടെ ആഗ്രഹങ്ങളുടെ ഒപ്പം നിൽക്കാനും ആണ് ഇപ്പോൾ രക്ഷിതാക്കൾ ശ്രമിക്കുന്നത് . പക്ഷെ ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടു തോന്നി ഈ കുട്ടി കരയാണ് എന്നിട്ടും അതിനെ അടിച്ചുകൊണ്ടിരിക്കയാണ് അവര് അതിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കുന്നത് വരെ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത്പോലെ ശരിയായ ലക്ഷ്യത്തിൽ എത്തുമോന്ന് എനിക്ക് അറിയാൻ പാടില്ല കുട്ടികളോടുള്ള അമിത സ്നേഹം കൊണ്ടും അവരുടെ ഒരു താല്പര്യങ്ങൾ കേൾക്കാതിരിക്കുന്ന ഒരു രീതി ഇപ്പോൾ വരുന്നുണ്ട് അതിനു അവർ പറയുന്ന ഒരു കാരണമാണ് അവരുടെ സുരക്ഷിതത്വം അല്ലെങ്കിൽ അവർക്കു വേണ്ടിയാണു നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് . പക്ഷെ എത്രത്തോളം ഗുണകരമാണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട ഒരു കാര്യമാണ് അതെ അവര് നന്നാവാൻ വേണ്ടിയാണ് അവരെ ശകാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ വടിയെടുത്തു തല്ലുന്നത് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇതൊക്കെ എത്രത്തോളം ന്യായീകരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അവരത് പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് അത് അവർക്ക് അത് കുറച്ചുകൂടി എത്രത്തോളം സൗഹൃദപരമായി ഇടപെടാൻ കഴിയുന്നു അച്ഛനമ്മമാർക്ക് അപ്പോഴാണ് കൂടുതൽ കുട്ടികൾക്ക് മനസ്സിലാവുക അവർ ചെയ്തത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ അത് അവർക്ക് സ്വയം വിലയിരുത്താൻ കഴിയുന്നത് ആ ഒരു സാഹചര്യത്തിലാണെന്ന് ആണ്‌ എനിക്ക് തോന്നുന്നത് അതെ കുട്ടികൾ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളുമെന്നുള്ളത് ഒരു പ്രശ്നമാണ് . അതിന് ദോഷമായിട്ട് ഭവിച്ചാൽ അത് ഏത് രീത്യിൽ പ്രതികരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല വളരെ അധികം അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് . അമിത സ്നേഹത്തിന്റെ പുറത്താണെങ്കിലും ശരിയായ രീതിയിലുള്ള ഒരു രക്ഷകർതൃത്വം വേണം ഇപ്പം നമുക്കറിയാം . ഏറ്റവും പുതിയതായിട്ട് ഒരു ചലച്ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു . അതിനകത്തൊക്കെ ശരിയായിട്ടില്ല ഇടപെടലൊക്കെ എങ്ങനെ വേണമെന്ന് നമ്മളെ കാണിച്ചുതരുന്ന ഒരു സിനിമ ആണത് അവരിപ്പം നമ്മളിത് പറഞ്ഞുകൊടുമ്പോഴും നമ്മള് അത് നല്ല രീതിയിലാണ് അവര് നന്നാവാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും അവർ എങ്ങനെയാണു കുരുന്നു മനസ്സിനെ എങ്ങനെയാണ് ബാ ധിക്കുന്നതെന്നു നമുക്ക് പറയാൻ പറ്റില്ല അവനു രണ്ടു മൂന്നു തവണ അടികൊള്ളുന്നുമ്പോഴേക്കും അടി കൊള്ളുന്നത് ഒരു കാര്യമാവില്ല അതെയതെ അച്ഛനമ്മമാരുടെ അടുത്ത് ഒരു ദേഷ്യം കൊണ്ടുവരാനും സാധ്യതയുള്ള ഒരു കാര്യമാണ് അതെ ആ ദേഷ്യത്തിൽനിന്ന് അവൻ ചെയ്തത് പിന്നേം ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം അവനു വരും ചിലപ്പോൾ

അപ്പോൾ നമ്മൾ പറയാറില്ലേ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്നതുപോലെ , സ്നേഹം അമിതമായാലും അമിതമായ പിടിച്ചുവെക്കലായാലും അത് കുട്ടികൾക്ക് ദോഷകരമായിട്ടു തന്നെ ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആഹ് ഇത് നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഇങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് . അവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് വളർന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ അതെ അത് തന്നെയാണ് അവര് ജീവിച്ചു വന്ന ;അല്ലെങ്കിൽ അവർ വളർന്നു വന്ന സാഹചര്യം വച്ചാണ്ഇ പ്പോഴും അവർ താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളോ അവർ ഒന്നും നോക്കുന്നില്ല

അതെ അത് വലിയ രീതിയിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞുപോയിട്ടുണ്ട് എന്നാലും മൊത്തത്തിൽ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ ആ ഒരു ചിന്താഗതിയിൽനിന്ന് മാറി കുട്ടികളുടെ താൽപര്യങ്ങൾക്കു മുൻഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട് അതെ ഒരുപാട് പേര് അവരുടെ ഇഷ്ടത്തിന് വിടുന്നുണ്ട് പക്ഷെ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന കുറെ പേര് ഉണ്ട് നമ്മൾ കാണാത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുറമെ ഒരു ഭയങ്കര നല്ല അച്ഛനും അമ്മയും ഒക്കെ ആയിരിക്കും പക്ഷെ വീടിനകത്തു കുട്ടികൾക്ക് ഒട്ടും തന്നെ ഇടപെടാൻ ഒരു ഒരു സൗഹൃദപരമായിട്ട് ഇടപെടാൻ കഴിയാത്ത ആൾക്കാരായിരിക്കും ഓക്കേ ഇതൊക്കെ എന്തായാലും മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ